ഹെലോ നമസ്കാരം സർ ആഹ് നമസ്കാരം എന്തൊക്കെയാണ് താങ്കൾക്ക് സുഖമാണോ ആഹ് സുഖം തന്നെ എന്തൊക്കെയാണ് ഞാൻ കണ്ടിട്ടേയില്ല . എന്തൊക്കെയാണ്

വർത്തമാന കാലത്തു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം കലാലയ രാഷ്ട്രീയം കൊലപാതകമാണോ കൊലപാത രാഷ്ട്രീയമല്ലേ കലാലയ എടുത്തു നോക്കിയാലും എവിടെ നോക്കിയാലും കലാലയ രാഷ്ട്രീയം ഒരു ലഹരി പോലെയാണ് രാഷ്ട്രീയം വളർന്നു കൊണ്ടിരിക്കുന്നത്

ഒന്നാമത് വീട്ടിൽ നിന്നും പലരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നത് അതുപോലെ കലാലയത്തിലെ രാഷ്ട്രീയം ഏർപ്പെടുത്തിയാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടാവും എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം ഉപകാരമുള്ള കാര്യം തന്നെയാണ് അത് ജനങ്ങളെ സേവിക്കാനുള്ളതാണ് രാഷ്ട്രീയം വഴി വിട്ട രീതിയിൽ മാറുമ്പോഴാണ്

ദൂഷ്യഫലങ്ങൾ എന്നുവച്ചാൽ ഇതുപോലെയുള്ള കലാലയങ്ങളിൽ തീവ്രമായ രാഷ്ട്രീയം ഒഴിവാക്കുക പരമാവധി . നേതാക്കന്മാർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ രാഷ്ട്രീയം എന്നത് ജനങ്ങളെ സേവിക്കാനാണ് ഈ വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയം വളർത്തിയിട്ട് എന്താണ് നമുക്ക് ഉപകാരം ഉപകാരം എന്ന് വച്ചാൽ അതുതന്നെ ജനങ്ങളെ സേവിക്കുക എന്നതാണ് . പക്ഷെ രാഷ്ട്രീയത്തിന്റെ വിവർത്തനം കാര്യത്തിൽ വ്യത്യാസം വരുമ്പോൾ എന്താണ് വല്ലാതെ നമ്മൾ പണ്ട് സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ പഠിച്ചത് രാഷ്ട്രീയം എന്നാൽ ഡെമോക്രസി ഇന്ത്യൻ ഇന്ത്യൻ ഡെമോക്രസി ആണ് മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് എന്നാലും ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ കാരണമാണ് പലരും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആഹ് ശരിയാണ് .. ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം എടുത്തുനോക്കിക്കഴിഞ്ഞാൽ ഗവര്ണരുടെ കാര്യത്തിൽ തന്നെ വളരെ തമാശ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭ തിരിയുന്നു ഗവർണർ മന്ത്രിസഭ ക്കെതിരെ തിരിയുന്നു വളരെ രസകരമായ രീതിയിലുള്ള തമാശ രൂപത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ പറ്റുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ രാഷ്ട്രീയ പാർട്ടികളെക്കൊണ്ട് ഉപകാരമുണ്ടാവും പക്ഷെ അവർ ഇപ്പോൾ സ്ഥാനമാണങ്ങൾക്ക് വേണ്ടിമാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തു വോട്ട് കിട്ടാൻവേണ്ടി മാത്രം ജനങ്ങളെ സേവിക്കുക അങ്ങനെയുള്ള ജനങ്ങളെ കാണിക്കാൻവേണ്ടി അവരെ സേവിക്കുക ഇങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്

ഇപ്പൊ വിദ്യാർത്ഥികളിൽ തന്നെ ഒരു പാട് രാഷ്ട്രീയം ഉണ്ട് ഇപ്പൊ നിങ്ങൾതന്നെ പറയുകയുണ്ടായി ഒരുപാട് ദൂഷ്യഫലങ്ങളിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയം കടന്നുപോവുന്നത്

വിദ്യാർഥികൾക്കു രാഷ്ട്രീയം ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് . ഞാൻ പറഞ്ഞില്ലേ നേരെത്തെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം എന്താക്കുക വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കുക

അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് രാഷ്ട്രീയം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് . നമ്മൾ രാജ്യത്തെ സേവിക്കുക

അതുപോലെ ഒരുപാടു രാജ്യങ്ങളിൽ പട്ടാളഭരണം വരുന്നില്ലേ . അതുപോലെ എന്തുകൊണ്ട് ഇന്ത്യയിൽ എന്തുകൊണ്ട് പട്ടാള ഭരണം വരുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രീയം എന്നുവച്ചാൽ ഇന്ത്യയുടെ ഭരണഘടനാ എന്നുവച്ചാൽ എഴുതപ്പെട്ട ലോകത്തുള്ള എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഭരണ ഘടനയാണ് ഇന്ത്യയുടേത് ഇനി ജനങ്ങളെ സേവിക്കാൻ മാത്രമായിട്ടാണ് , ജനങ്ങളെ സേവിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടു ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് കഴിഞ്ഞു പോവാനുള്ള രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് രാഷ്ട്രീയം നല്ല രീതിയിൽ വളർത്തിയാൽ നമുക്ക് ഉപകാരപ്പെടും താങ്ക് യു സർ